അതോ ഞാൻ എന്റെ കുടുംബത്തിന്റെ കൂടെ ഒരു യാത്ര പോയിരുന്നു.

ഞങ്ങള് കഴിഞ്ഞ മാസം ഒരു മൂന്നാഴ്ചത്തേക്കാണ് പോയത്.

ഓ ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ.

ഓ കൊള്ളാം അവിടെ എന്താ ചെയ്തെ.

അവിടെ അവസാനത്തെ ബസ് എന്നു പറയുന്നത് തിരിച്ചിറങ്ങുന്നത് അഞ്ചരക്കാണ് ലാസ്റ്റ് അവസാനം അപ്പോൾ അതിനു മുമ്പായിട്ട് ഇറങ്ങണം. അപ്പൊ അതിന് മുൻപ് തന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുറച്ചു വൈകിയിരുന്നു. മലയുടെ മുകളിൽ ഞങ്ങൾ നടന്നു കയറി തിരിച്ചിറങ്ങി വന്നപ്പോളേക്കും വണ്ടി എല്ലാം പോയിരുന്നു അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും വളരെ നല്ല ഒരു യാത്രയായിരുന്നു.

ആ അതേ ഞങ്ങള് സാധാരണ ഞങ്ങൾ ഞങ്ങളുടെ കാർ എടുത്ത് ആണ് പോകാറ് ഇത്തവണ അത് വേണ്ടെന്ന് വച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ബസിലെ യാത്ര സുഖകരമായിരുന്നോ?

ബസിലെ യാത്ര ഒക്കെ നല്ലതായിരുന്നു ആ മലകയറുന്ന സമയത്തുള്ള കേറ്റവും എല്ലാം വളരെ രസകരമായിട്ടാണ്. ഞങ്ങൾ എല്ലാവരും കൊണ്ടുപോയത്.

ഞങ്ങൾ നിന്നില്ല ഞങ്ങൾ അവിടെ പോയി ഞങ്ങള് കുറച്ചു മണിക്കൂർ അവിടെ ചിലവഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി.

അതെ ഏറ്റവും മുകളിൽ നല്ല മഞ്ഞും ഈ കോടമഞ്ഞ് ഒക്കെ ഉണ്ട്.

ഓ എത്ര രൂപയായി എല്ലാം കൂടെ.

എല്ലാം കൂടി യാത്ര ചിലവ് കുറച്ചായി പിന്നെ ഞങ്ങള് മുകളില് കയറാൻ വേണ്ടി അവർക്ക് തന്നെഒരു ജീപ്പ് ഉണ്ട്.

ഈ മലയുടെ മുകളിൽ കയറ്റാൻ യാത്രക്കാർക്ക് സൗകര്യത്തിന് വേണ്ടി പക്ഷെ ഞങ്ങൾ അത് അത് എടുത്തില്ല. അതിന്റെ ടിക്കറ്റ് എന്ന് പറഞ്ഞാല് ഇരുന്നൂറ്റി ചില്വാനം രൂപയാണ് ഒരാൾക്ക് വരുന്നത് ഞങ്ങൾ നടന്നു തന്നെകയറിഅതാണ് സമയം വൈകാനും കാരണം.

ഓ നടന്നു കയറിയോ ഇത്രയും ദൂരം. മ്മ് അധികം ദൂരമില്ല പക്ഷേ അവിടെ കൂടുതലും വണ്ടികൾ വരുന്നത് ബുദ്ധിമുട്ടാണ്. അടിവാരത് താഴെ നിന്ന് വണ്ടികൾ വരുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം കുത്തനെ കേറ്റമാണ് അപ്പൊ അവിടെ തന്നെ പരിചയം വണ്ടി ഓടിച്ച് പരിചയം ഉള്ള ഓട്ടോക്കാരൊക്കെ ഉണ്ട് അവരെ അവരൊക്കെ കൂടുതലും ആ വഴി അങ്ങനെപോകാറുള്ളൂ .

ഞങ്ങള് പോയ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല ഇല്ല വെയിലായിരുന്നു താഴെ ഒക്കെ വെയിലായിരുന്നു മുകളിൽ എത്തിയപ്പോഴേക്കും വെയിൽ ഒന്നും അറിഞ്ഞില്ല നല്ല സുഖമായിരുന്നു.

അവിടുന്ന് ഭക്ഷണം വല്ലതും കഴിച്ചായിരുന്നോ.

ഇല്ല ഞങ്ങൾ ഉച്ചയ്ക്ക് പോകുന്ന വഴി ഈ യുട്യൂബിൽ കണ്ടിട്ട് ഒരാളുടെ ഇതനുസരിച്ച് മോഹനൻചേട്ടന്റെ കട എന്ന് പറഞ്ഞ് അത്യാവശ്യം നല്ല രീതിക്ക് അറിയപ്പെടുന്ന ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അത് തേടി പിടിച്ച് പോയി ഞങ്ങള് അവിടുന്നാണ് ഭക്ഷണം ഉച്ചയ്ക്ക് കഴിച്ചത്.

മ്മ് അവിടെ ഈ പഴംപൊരിയും ബീഫും ആണ് അവിടുത്തെ പ്രശസ്തമായ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഞാൻ കഴിച്ചത് ചോറ് സാധാരണ ആയിട്ടുള്ള മോര്. പിന്നെ ചെറിയ ചെറിയ കൂട്ടാനുകൾ ആണെങ്കിൽ പോലും നല്ല രുചികരമായിട്ട് ഉണ്ടായിരുന്നു എല്ലാം ഹോ കൊള്ളാം അപ്പോൾ ചുരുക്കിപ്പറഞ്ഞാൽ നിങ്ങൾ അടിച്ചുപൊളിച്ചു.

ഇപ്പൊ തിരിച്ച് വീട്ടിലെത്തി നിങ്ങൾ യാത്രയൊന്നും പോയില്ലാരുന്നോ അവധി കുറച്ചു ദിവസം കിട്ടിയിട്ട്.

ഇല്ല എന്റെ അമ്മയ്ക്ക് വയ്യായിരുന്നു അതുകൊണ്ട് ഇത്തവണ വീട്ടിൽ തന്നെ ആയിരുന്നു

ഓ... പിന്നെ സാധാരണ യാത്ര ചെയ്യുമ്പോൾ ആരുടെ കൂടെയാണ് ചെയ്യാറ്? ഇടയ്ക്ക് ഒക്കെ എന്റെ സുഹൃത്തുക്കളുടെ കൂടെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ കൂടെ.

മ്മ് ഞാൻ ഇപ്പോൾ വേറൊരു സ്ഥലം കണ്ടു വച്ചിട്ടുണ്ട് ഇയാൾ ഒഴിവാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കുംകൂടി അടുത്ത തവണ അവധി കിട്ടുമ്പോൾ അങ്ങോട്ട് പോകാം. ഓ തീർച്ചയായിട്ടും പോകാം എവിടെയാണ് സ്ഥലം?

ഓ. ഞാനും ആലോചിച്ചിരിക്കായിരുന്നു നമുക്ക് രണ്ടു പേർക്കും എവിടെ എങ്കിലും ഒരുമിച്ച് പോയാലോ എന്ന്

എപ്പോഴാണ് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാനും വരാം.